hello, നമസ്കാരം. നിങ്ങള്‍ക്കറിയാമല്ലോ, ലോകത്തിൻറെ എല്ലാ ഭാഗത്തുമുള്ള ആളുകള്‍ ഒരുപോലെ ഇഷ്ട്ടപെടുന്ന, കാണപ്പെടുന്ന ഒന്നാണ് football എന്ന game. football നെക്കുറിച്ച്

പ്രത്യേകിച്ച് മലബാര്‍ area കളിലൊക്കെ സ്വന്തമായി കളിക്കാനും ചെറുപ്പം മുതലേ കുഞ്ഞു നാള്‍ തൊട്ടേ കളിക്കാനും ആ കളിയെ കൂടുതല്‍ സ്നേഹിക്കാനും ആ കളി നിരന്തരം കാണാനും

രണ്ടായിരത്തി ഇരുപത്തിരണ്ടില്‍ നടന്ന ഈ ലോക ഖത്തര്‍ ലോകകപ്പ് എന്ന് ലോകം മൊത്തം ഒരുപോലെ അതിനു പുറകെ പോയ കുറച്ചു മനോഹരമായ നിമിഷങ്ങളായിരുന്നു അന്ന് കടന്നുപോയത്.

പറയാന്‍ പോകുന്നു. നമ്മളെല്ലാവരും ആവേശത്തോടെ കളിക്കാന്‍ ഇറങ്ങുന്ന, അല്ലെങ്കില്‍ നമ്മള്‍ അത് വീക്ഷിക്കുന്ന, ഏറ്റവും കൂടുതല്‍ കാണികള്‍ കാണുന്ന ഒരു football കളിയെ കുറിച്ച് കളി എവിടെ നിന്നാണത് തുടക്കം കുറിച്ചത് എന്നതെന്നത് പരിശോധിക്കാം. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരുപാട് അനേകം വര്‍ഷങ്ങള്‍ക്ക് മുന്‍പാണ് ഈ football ളെന്ന ഈ game തുടങ്ങിയിട്ടുള്ളത്. അത് എങ്ങനെ തുടങ്ങി, എങ്ങനെയാണതിന്റെ ആരംഭം എന്ന് നിങ്ങളെപ്പോളെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നാല്‍ നമുക്ക് നോക്കാം ഒരുപാടനേകം വര്‍ഷം പഴക്കമുള്ള, കൃത്യമായി നോക്കിയാല്‍ ഒരു രണ്ടായിരത്തി മുന്നൂറ് ന്നിലതികം വര്‍ഷം പഴക്കമുണ്ട് football എന്ന game ന്. B. C മുന്നൂറുകളില്‍ അതായത് ക്രിസ്തുവിനും മുന്നൂറ് വര്‍ഷം മുന്‍പ് ചൈനയിലാണ് ഇന്നത്തെ ഈ കളി ഉടലെടുക്കുന്നത്. അന്നത്തെ കാലത്ത് ചൈനയിലെ ഒരു street ല്‍ കുറച്ചു സുഹൃത്തുക്കളും കുറച്ച് സുഹൃത്തുക്കളുടെ ഇടയില്‍ പന്ത് തട്ടി തുടങ്ങിയ ഒരു കളിയായിരുന്നു അത്. അവരന്നത്തെ കാലത്ത് കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന ഒന്നായിരുന്നു ആ കളി. അങ്ങനെയാണതിന്റെ ആദ്യകാല രൂപം എന്ന് പറയപെടുന്നു. മറ്റുള്ള രാജ്യങ്ങളില്‍ നിന്ന് അഥവാ ഫ്രാന്‍സ്, ജര്‍മ്മനി, ബ്രിട്ടന്‍ നിന്നുവെല്ലാം ചൈനയില്‍ എത്തിയ ആളുകള്‍ അവിടത്തെ നാടുനാടുകളില്‍ ഈ ഒരു കളി എത്തിക്കുകയായിരുന്നു. അന്നൊന്നും കൃത്യമായ ഒരു rule ള് ഒരു നിയമങ്ങളൊന്നും ഈ കളിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടുതന്നെ കൂടുതല്‍ പരിക്ക് പറ്റുന്ന ഒരു കളിയായി ഇത് മാറി. അത്രനാളും കൂടുതല്‍ ആഹ് goal post ഓ team ഒന്നും ഉടലെടു ഈ team ല്‍ മുന്നോട്ട് കൊണ്ടുപോയാ അവിടെ ഒരു twist അവര്‍ കൈകൊണ്ടു. എന്തെരുന്നാല്‍ കാലുകൊണ്ടും കാലുകൊണ്ട്‌ കളിച്ചിട്ടുണ്ടായിരുന്നത് പതിയെ കാലുകൊണ്ടും കൈകൊണ്ടുമാണ് അവരന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്.

പലതരത്തിലുള്ള business സാധ്യതകള്‍ ആളുകള്‍ ഈ കളിയില്‍ കാണാന്‍ തുടങ്ങി. അതുകൊണ്ടു തന്നെ കൂടുതല്‍ ആളുകള്‍ ഇതിലേക്ക് ഇറങ്ങാന്‍ ആരംഭിച്ചു, ആരംഭിച്ച ആ ഒരു സമയമായിരുന്നു അന്നൊക്കെ. അപ്പോഴൊന്നും കൃത്യമായ നിയമങ്ങളൊന്നും ഈ കളിക്കുണ്ടായിരുന്ന് ഇല്ലാ എന്നതുകൊണ്ടു തന്നെ ഈ game ന് കൃത്യമായ ഒരു നിശ്ചിത രീതി തന്നെ അന്ന് ഉടലെടുത്തിരുന്നു. അവര്‍ വെറുതെ ഒരു entertainment നായിട്ടായിരുന്നു അന്ന് ഈ കളിയെ ആരംഭിച്ചു തുടങ്ങി.

നിരോധിച്ചു. എന്തുകൊണ്ടെന്നാല്‍ കൂടുതല്‍ പരിക്കുകള്‍ വന്ന് ആളുകള്‍ മരിക്കാന്‍ വരെ കാരണമായ ഒരു കളിയായി അവരിതിനെ കണ്ടു. ഇപ്പോള്‍ നിങ്ങള്‍ ചിന്തിക്കുന്നുണ്ടാവും എന്നാ എന്നാലെങ്ങിനെയാണിപ്പോഴത്തെ ഈ model football എത്തി എന്ന്. പക്ഷെ വളരെ രഹസ്യമായിട്ടായിരുന്നാലും ഈ കളിയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന പലതരം തെറ്റുകളും ഈ കളിയിലെ ഇടയില്‍ ഇതു നടത്തികൊണ്ടിരുന്നു അതുകൊണ്ടുതന്നെ

അതിന്‍ടെ ഭാഗമായിട്ട് കാലുകൊണ്ട് മാത്രം പന്ത് തട്ടണം എന്ന നിയമം പ്രത്യേകതരം ഈ കളിയില്‍ കൊണ്ടുവന്നു. അതുകൊണ്ടുതന്നെ അന്നത്തെ കാലത്ത്, പുതിയ നിയമമായി ഒരു uniform മ് jersey കളോ ഓരോ team ഉം ധരിക്കണമെന്ന് നിയമം വന്നു. football ല്‍ നിന്ന് ഉള്‍തിരിഞ്ഞു വന്ന ഒരു വിഭാഗമായിരുന്നു rugby. Football വീണ്ടും പലതരം അക്രമണങ്ങളും പരിക്കുകളും പലപ്പോളുമായി സംഭവിചിട്ടുണ്ടായിരുന്നു. fifa world cup ഏറ്റെടുത്തുതുടങ്ങിയ കാലം തൊട്ടേ ഈ സംഭവങ്ങളുണ്ടായിരുന്നു. ആയിരത്തിതൊള്ളായിരത്തി അറുപതുകളില്‍ football cup ഭാഗമായി yellow card, red card കൊണ്ടുവന്നു അത്തരം പുതിയ പരിഷ്കാരം എത്തി അങ്ങിനെ ചൈനയിലെ ഒരു street ല്‍ കളി കളിച്ച ഈ കളി ഇപ്പോള്‍ ലോകമെമ്പാടും ഈ കാണുന്ന രീതിയില്‍ അറിയപ്പെട്ടു. ലോകത്ത് ഏറ്റവും കൂടുതല്‍ കാണികള്‍ കാണുന്ന ഒരു game മാണ് ശരിക്കും. football എന്ന് പറയുന്നത്. അത് television നിലൂടെ ആയിട്ടും നേരിട്ടായാലും ഏറ്റവും കൂടുതല്‍ കാണികള്‍ കാണപെട്ട ഒരു കളിയാണ്‌ football. നമുക്കറിയാം ഇത്രയേറെ popular ആയ ഒരു കളി ഇതിന് മുന്‍പൊന്നും വന്നിട്ടില്ല.

ചരിത്രത്തിലെ ഏറ്റവും വലിയ goal വ്യത്യാസം പരിശോധിച്ചു കഴിഞ്ഞാല്‍ അത് നൂറ്റിനാപ്പൊത്തൊന്‍പത് zero എന്ന score ആണ്. രണ്ടായിരത്തി രണ്ടില്‍ ഒരു club മത്സരത്തില്‍ സ്വന്തം post ലേക്ക് അടിച്ചിട്ടാണ് ഈ നിലയിലേക്ക് എത്തിയത് എന്നു പറഞ്ഞാല്‍ നിങ്ങള്‍ അതിശയിക്കുന്നുണ്ടാകും. കാരണം അന്നത്തെ ആ കളിയില്‍ referee യുടെ മോശം പെരുമാറ്റത്തെ തുടര്‍ന്ന്, സ്വന്തം team ആള്‍ teammates തന്നെ സ്വന്തം post ലേക്ക് goal അടിച്ചു കൂട്ടിയിട്ടാണ് ഈ നൂറ്റിനാപ്പൊത്തൊന്‍പത് goal ള്

british indian team മ് എന്ന പേരിലാണ് അന്ന് അറിയപെട്ടിരുന്നത്. എന്നാല്‍ ഒരിക്കല്‍ ആയിരത്തിതൊള്ളായിരത്തി അയ്പതില്‍ ബ്രസീലില്‍ നടന്ന world cup ല്‍ indian team ന് selection കിട്ടിയിരുന്നു. എന്നാല്‍ അന്ന് മാന്യമായ രീതിയിലുള്ള അഹ് സമ്പത്ത് indian team ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടുതന്നെ അന്നു കളിക്കാനും indian team ന് സാധിച്ചില്ല. വൈകാതെ ഇന്ത്യയും ആ നിലയിലേക്ക്, അഹ് നമ്മള്‍ ഏറ്റവും കൂടുതല്‍ ആകാംഷയോടെ കാത്തിരിക്കുന്ന, Indian team ൻറെ football ലോകകപ്പ് മത്സരം നമുക്ക് കാണാന്‍ സാധിക്കും എന്ന് തന്നെ നമുക്കാഗ്രഹിക്കം അങ്ങിനെ Indian team മ് ഏ Football ലോകകപ്പിലേക്ക് എത്തട്ടേയെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇനി കഴിഞ്ഞ ലോകകപ്പ് football ള് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തര്‍ ലോകകപ്പെടുത്തു നോക്കിയാല്‍, അന്ന് ഏറ്റവും കൂടുതല്‍ ചെലവു നടന്ന ഒന്നായിരുന്നു ഈ ഖത്തര്‍ world cup എന്നുപറയുന്നത്. ഇരുനൂറ്റി ഇരുപതു billion dollar അഥവാ പതിനാറ് ലക്ഷം കോടി രൂപക്കാണ് ഖത്തര്‍ world cup അഹ് ഇപ്പോള്‍ കഴിഞ്ഞത്. എന്ന് പറഞ്ഞാല്‍ നമ്മള്‍ വളരെയധികം അതിശയിക്കുന്ന ഒരു കാര്യമായിരിക്കും. കാരണം ലോകമെമ്പാടും പല രാജ്യങ്ങളും പരിഹസിച്ച പരിഹസിച്ചിരുന്ന ഒന്നായിരുന്നു ഈ ഖത്തര്‍ world cup നടന്നപ്പോള്‍ പല രാജ്യങ്ങളും ഖത്തറിനത് നടത്താന്‍ സാധിക്കില്ല എന്നുപറഞ്ഞുകൊണ്ട് അവരെ പരിഹസിച്ചു. എന്നാല്‍ ലോകത്തെ അതിശയിപ്പിച്ചുകൊണ്ട്, ഏറ്റവും കൂടുതല്‍ പണം മുടക്കി തന്നെ ഖത്തര്‍ അതിശയിപ്പിക്കുന്ന രീതിയില്‍ മനോഹരമായി ഈ world cup നെ നടത്തി എന്നുതന്നെ പറയാം. ഒരു കളിക്കാര്‍ പോലും അല്ലെങ്കില്‍ ഒരു management പോലും കുറ്റം പറയാത്ത രീതിയില്‍ ഖത്തര്‍ world cup നെ മനോഹരമായ ദ്രിശ്യാവിഷ്കകാരത്തോടെ മനോഹരമായ രീതിയില്‍ അതിൻറെ വൃത്തിയോട് കൂടെ അതിൻറെ ഉത്സാഹത്തോട് കൂടെ അവര്‍ അതിനെ നടത്തി. കൃത്യമായ സുരക്ഷാമാനദണ്ഡങ്ങളോട് കൂടെ ആ കളിയെ അവര്‍ മുന്നോട്ട് കൊണ്ടുപോയി. എന്നത് അവര്‍ നമ്മ അവര്‍ക്കെല്ലാം ആ ആ രാജ്യത്തിനു തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നിരുന്നാല്‍ ഏറ്റവും വലിയ ചെലവില്‍ ഇരുനൂറ്റി ഇരുപതു billion dollar മുടക്കിയാണ് അഥവാ ഖത്തറിൻറെ ഇന്നത്തെ, മുടക്കാവുന്ന ഏറ്റവും വലിയ തുക എന്നുതന്നെ വേണം പറയാന്‍. പതിനാറ് ലക്ഷം കോടി രൂപ ഇന്ത്യന്‍ രൂപയില്‍ പറഞ്ഞാല്‍ പതിനാറ് ലക്ഷം കോടി രൂപക്കാണ് അവര്‍ ഈ ചെലവേറ്റെടുത്ത്, മനോഹരമായി നടത്തിയത്. വളരെയധികം അധികം ആളുകള്‍ ഇഷ്ട്ടപെടുന്ന ഈ കളിയെ, ഇത്ര മനോഹരമായി അവതരിപ്പിക്കാന്‍ അവര്‍ക്ക് സാധിച്ചതും അവരുടെ ഏറ്റവും വലിയ കാര്യമാത്. Football നെ കുറിച്ച് ഇത്രയും പറയാന്‍ സാധിച്ചതില്‍ ഞാന്‍ സന്തോഷിക്കുന്നു, നന്ദി. thank you.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

hello ഡാ നീ എവിടെ പോയിട്ട് വരുന്നേ? എടി ഞാൻ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് പോവാർന്നടി.

ഓ ഭയങ്കര മടുപ്പ് പിടിച്ച പരിപാടിയാ. എടി ഒരു മടുപ്പ് ഒന്നുമില്ല നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് അത്, ഉണ്ടാക്കിയത് എങ്ങനെ കായിക്കണേം പൂക്കണേം കാണുമ്പോൾ എന്താ രസം, എനിക്കിപ്പോ എന്ത് മന സമാധാനണെന്ന് അറിയോ ഞാൻ വീട്ടിൽ ഓരോന്ന് ഉണ്ടാകുമ്പോൾ. എന്റെ വീട്ടിൽ ഇപ്പ എല്ലാം ഉണ്ട്, വേണമെങ്കിൽ നീ ഇപ്പോ വാങ്ങണ്ട എന്റെ വീട്ടിലേക്ക് വാ ഞാൻ നിനക്ക് എല്ലാം പറഞ്ഞോക്കെ തരാം. അതാ നല്ലത്, ഇങ്ങനെ പച്ചക്കറി വാങ്ങിച്ച് എങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ മുളക് ഒക്കെ നിനക്കറിയാലോ മുളക് കഴിക്കാൻ തന്നെ പാടില്ല, പിള്ളാർക്ക് അതാണോ കൊടുക്കാൻ പോണേ നീ. അല്ല, ഒരു ഇല നേരെ വെക്കാത്ത നീ എപ്പഴാ പച്ചക്കറി ഒക്കെ വെച്ച് തുടങ്ങിയേ. എടി ഇതൊക്കെ നമ്മുടെ life ന്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ തുടങ്ങി. ഞാൻ സത്യം പറഞ്ഞാൽ lockdown ആയപ്പോൾ തുടങ്ങിയതാണെ. പക്ഷേ, എനിക്ക് ഇപ്പ സത്യം പറഞ്ഞാൽ ഏർ എന്താ lockdown ണ് തുടങ്ങിയെങ്കിലും ആ food കഴിച്ച് അതിന്റെ taste ഒരു വേറെ ആണ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി. ആ പിന്നെ അത്രയും natural ആയിട്ടുള്ള സാധനം കഴിക്കുമ്പോൾ നല്ല food അല്ലേ കഴിക്കുന്നെ, അപ്പ അതിന്റെ ഒരു വ്യത്യാസം കാണാനുണ്ട്. പണ്ട് എനിക്കെപ്പോഴും പനിയും, ചുമേം അതുമിതും വയറുവേദനയും, മക്കളുടെ കാര്യം പറയേവേണ്ട വയറുവേദനയോട് വയറുവേദനയാണ് . ഇപ്പോ ആണെങ്കില് അതിനൊക്കെ നല്ല മാറ്റണ്ട് അത് നീ പറഞ്ഞത് ശരിയാട്ടാ. ഒരു രീതിയിൽ നോക്കിയാൽ നമ്മുടെ വീട്ടില് വെച്ച് ഏർ പിടിപ്പിച്ചു അതിൽനിന്ന് തന്നെ കഴിക്കുന്നത് തന്നെയാണ് നല്ലത്, ഇപ്പോഴത്തെ പച്ചക്കറിയിൽ ഒക്കെ വിഷമാ. അവസാനം ഉണ്ടാക്കുന്ന സമയം ഉള്ളത്. ആ നീ ഇപ്പ news ഒക്കെ കാണുന്നില്ലേ തമിഴ്നാട്ടിൽനിന്ന് വന്ന പച്ചക്കറി ഒക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചീയാതെ ഇരിക്കാൻ വേണ്ടി injection ചെയ്യണ് അത് ചെയ്നിണ്ട് ഇതു ചെയ്നിണ്ട് എന്നൊക്കെ. എന്നിട്ട് പിന്നെ എന്തിനാ ഈ പണിക്ക് പോണേ അധികമൊന്നും വേണ്ട, നീ ഇപ്പോ ചെറുതായിട്ട് use ചെയ്യുന്ന തക്കാളി, പച്ചമുളക്, വേപ്പില ഒക്കെ ഒരു തൈ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാ, അത് ഒന്ന് പിടിച്ചു കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളൂ അത് വലുതായി കഴിഞ്ഞാൽ നമുക്ക് അത് use ചെയ്തുടെ അത് അങ്ങനെ നമ്മൾ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. പച്ചമുളക് അങ്ങനെ ഉണ്ടായിക്കോളും. തക്കാളി ഇപ്പം ഞാൻ എന്ന് പറയുമ്പോൾ മത്തങ്ങയും, കുമ്പളങ്ങയും ഒക്കെ ഒക്കെ വെക്കുന്നുണ്ട്. വെച്ചിട്ടുണ്ട് അപ്പാ അതൊക്കെ കിട്ടുന്നുണ്ട് അത് കൊണ്ട് ഇപ്പ എന്താ എന്റെ വീട്ടിലേക്ക്, എന്റെ വീട്ടിൽ കറി ഉണ്ടാക്കാൻ ഉള്ള സാധനമോക്കെ കിട്ടുന്നുണ്ട്. പിന്നെ പുറത്തു വേണെങ്കിൽ പരിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നുള്ളൂ. അപ്പ അതുകൊണ്ട് എന്താ വീട്ടിൽ എല്ലാവരും ആരോഗ്യമായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ plan ചെയ്യുന്നുണ്ട്, കുറച്ച് പശുവിനെയും ആടിനെയും ഒക്കെ വാങ്ങമെന്ന്. അത് കൊള്ളാം എന്തായാലും. അല്ല, അതും കൂടി ആകുമ്പോ പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് പശുവും പാലും അങ്ങനത്തെ കാര്യങ്ങള് നെയ്യൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കാം എന്ന plan ഒക്കെ ചെയ്തിട്ടുണ്ട് ഒന്നും ആയിട്ടൊന്നും ഇല്ല എന്നാലും.

അറിയോ? ഏതാടി എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചെയ്യണ കണ്ടിട്ട് ആ പെണ്ണും തുടങ്ങിയിട്ടുണ്ട്. ആ പെണ്ണിന്റെ വീട് അവൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി ആയിരുന്നു അപ്പ, എനിക്കും ഒരു ആഗ്രഹം കിട്ടിയാൽ കൊള്ളാമെന്ന് ഓ അല്ല അതൊക്കെ പോട്ടെ, ഈ ഇപ്പോ ഞാൻ കടയില് പച്ചക്കറി വാങ്ങാൻ പോണതിനു നീ എന്നെ എന്തൊക്കെ പറഞ്ഞു, എന്നിട്ട് നീ എന്തെങ്കിലും എനിക്ക് തരാമെന്ന് പറഞ്ഞോ.

എന്റെ വീട്ടിൽ അധികം സ്ഥലം ഇല്ലാലോ, അപ്പ ആറ് ആറ് സെന്റ് അത്രയൊക്കെ ഉള്ളൂ അപ്പ terrace ൽ മേലേൽത്ത terrace അത്യാവശ്യം

ഏർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ വന്നിട്ട് കാണിച്ചുതരാം, എനിക്ക് അത് അറിയത്തില്ല. വീട്ടിലുള്ളവരേ അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്കങ്ങനെ അറിയത്തില്ല അതിന്റെ കാര്യമൊക്കെ ചേട്ടൻ പറയും ബാക്കിയൊക്കെ ഇല്ലാടി

ഇല്ല ഇല്ല അത്‌ ആദ്യം നമ്മൾ തുടങ്ങിയത് ചെറുതായിട്ട് തുടങ്ങി വീട്ടിൽ തന്നെ എടുകൊള്ളായിരുന്നു, ഇപ്പോഴെങ്കിലും എന്റെ വീട്ടിലേക്കും. അങ്ങനെ ഇവിടെ പുറത്തുള്ള വീട്ടില് നമ്മൾ എടുക്കുന്നുണ്ട്. ആഹാ, അപ്പ നിങ്ങൾ ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളം ഒക്കെ എന്തൊക്കെയാ ചേർക്കുന്നേ എടി വളം ഒക്കെ ഞങ്ങൾ മറ്റേ കൃഷി വകുപ്പിൽ പോയിട്ട് അവരുടെ അടുത്ത് ചോദിക്കും അപ്പ അവിടുന്ന് നമുക്ക് വളം ഇടണം എന്നൊക്കെ ഉണ്ടല്ലോ. പിന്നെ ചെടി നന്നാവാൻ ഇന്ന് വളം ഇടണം എന്നൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ വീട്ടിലെ ജൈവവളം ഉണ്ടാക്കുന്നുണ്ട് മറ്റേ നമ്മുടെ waste ഉം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടി mix ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ set ചെയ്തു set ചെയ്തു layer ചെയ്തു, set ചെയ്തു, set ചെയ്തു, ഞാൻ അങനെയാണ് ട്ടോ ഉണ്ടാക്കുന്നത്. എപ്പളാ ഞാനിങ്ങനെ ആലോചിച്ചേ, നമുക്ക് ചാണകം നന്നായിട്ട് അതൊക്കെ കാശുകൊടുത്ത് നല്ലത് വീട്ടിൽ ഒരു പശു വാങ്ങുവാണെങ്കിലെ, പശുവിനെയും ആടിനെയും ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഇപ്പം അവരെ കൃഷിക്ക് കൊടുക്ക അങ്ങനേം ചെയ്യാലോ. ഞാൻ അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ട് നന്നായിട്ട്. അത് ശരിയാട്ടാ, ഇപ്പോഴത്തെ പച്ചക്കറി ഒക്കെ വിഷമാണെപോലും എന്ത് കത്തി വിലയാ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വീടുകളിൽ ചെയ്തെടുത്താലെ ലാഭം, വല്യേ ചെലവില്ലാതെ നമുക്ക് നല്ല എന്താണ്

അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ പാല് വീട്ടീന്ന് വാങ്ങാം എന്നാപോലും ഇപ്പ എന്റെ വീട്ടിൽ കുറെ പേരുണ്ടല്ലോ. എല്ലാവരും പാൽ കുടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ അതിനുതന്നെ . പശു, പിന്നെ എനിക്ക് ആടിനെ വാങ്ങണം എന്നുണ്ട്. കോഴിനെ ഒക്കെ മേടിച്ചു കഴിഞ്ഞാലേ, വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പിന്ന, അപ്പുറത്ത് കുറച്ചു പറമ്പും കൂടിയുണ്ട് അപ്പ അതും കൂടി വാങ്ങിച്ചിട്ട് ചെയ്യാം എന്നൊരു plan ൽ ആണ് ഞാൻ ഇപ്പ നിൽക്കുന്നെ. ഒന്നും തീരുമാനിച്ചിട്ട് ഒന്നുമില്ല. എന്തായാലും ചെയ്യണമെന്നുണ്ട്, ഇപ്പ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്യല്ലേ എനിക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പ ഇതാണ് ഏറ്റവും നല്ലത്. അത് ഏറ്റടുത്തും ചോദിച്ചട്ടുണ്ട്, എനിക്കും പണിയൊന്നുമില്ലല്ലോ. അപ്പൊ വേണെങ്കിൽ ഇങ്ങനെ ചെയ്തൂടെ എനിക്കിപ്പോ നീ എന്താ ചെയ്യണേന്ന് അറിയില്ല എന്നാലും ഞാൻ

അവിടത്തെ കാര്യങ്ങള് നോക്കാം പുറത്ത് കുറച്ച് കുറച്ച് അങ്ങനത്തെ ഒരു മെനക്കെട്ട് ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് അത് ശീലവും, നല്ല സുഖമായിരിക്കും. ആ അങ്ങനെ കേട്ടിട്ട് ഒരു interest ഒക്കെ തോന്നണുണ്ട്, പിന്നെ വീട്ടിൽ കുറച്ച് സ്ഥലം ഒക്കെ ഉണ്ട് എല്ലാം വെറുതെ ഇങ്ങനെ കിടക്കുവാ. ഞാൻ എന്തായാലും വീട്ടിൽ ചെന്ന വീട്ടുകാരൊടൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങളും പതിയെ പതിയെ start ചെയ്യാ എന്നു വിചാരിക്കുന്നു, നോക്കട്ടെ. നീ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇപ്പ വായോ. എന്ന നമുക്ക് വീട്ടിൽ ഒക്കെ പോയി, അവിടുന്ന് ചായ കുടിച്ച് വേണങ്കിൽ നിനക്ക് അപ്പ തന്നെ എല്ലാം പൊട്ടിച്ചു നോക്കി നിനക്കിഷ്ടമുള്ളത് നീ . ഞാനേ ഒന്നു വീട്ടില് വിളിച്ചു പറയട്ടെ ഞാൻ കടയിലോട്ട് ആണെന്നും പറഞ്ഞ് ഇറങ്ങിയ, ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ട് വരാം. വരാടി നിന്റെ അടുത്ത് തന്നെ എന്തായാലും നീ ആ. ഭയങ്കര കാശാ കത്തി വിലക്ക്, പച്ചക്കറി വാങ്ങിക്കുന്നത് എന്തുകൊണ്ടും നല്ലത്, നിന്റെ വീട്ടീന്ന് ആവുമ്പോൾ natural ആയിട്ടുള്ള കിട്ടും. പിന്നെ നീ ഒരു പത്തു രൂപ കുറച്ചുതരുവല്ല. ആ അല്ല നീ ഇപ്പ കാശൊന്നും തരണ്ട. കഴിച്ചിട്ടും ഉണ്ട് അപ്പോ നിനക്ക് ഇന്ന് ഒരാഗ്രഹം തോന്നും, ഇതേപോലെ നല്ല taste ഉം നമ്മളിപ്പോ കടേന്ന് വാങ്ങിച്ച് വെക്കുമ്പ അ പഴയെ കാരണം കുറെ ഇങ്ങന wide varieties ഒക്കെ അല്ലേ വരുന്നേ. അതുകൊണ്ട് വല്യ taste ഒന്നുമില്ല, നമ്മൾ ഇപ്പോ നാടൻ ആയിട്ട് കിട്ടുന്നത് വച്ചിട്ടാണ് നമ്മള്, വിത്തു വാങ്ങിയിട്ടാ കൊണ്ടുവന്നത് നാടൻ വിത്ത് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നാട്ട , അപ്പ അതുതന്നെയായിരിക്കും നല്ല taste ഉള്ള food അതു നീ പറഞ്ഞത് ശരിയാട്ടാ എന്റെ ഉമ്മിടെ ചേട്ടത്തിടെ വീട്ടില്, അവര് ഇതുപോലെ, വലുതായിട്ടൊന്നും അല്ല കുറച്ചു മാത്രം, അവരുടെ ആവശ്യത്തിന് മാത്രമായിട്ട് കൃഷിചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് അവര് വീട്ടിലോട്ടു വരുമ്പ അവര് കൊണ്ടു വരാറുണ്ട്, അപ്പ ഉമ്മി ഇങ്ങന curry കളൊക്കെ വെക്കുമ്പോൾ നല്ല taste ആണ്

നോക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുടെ അടുത്ത് , നീ ചെയ്യ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓ അത് ശരിയാണ് നീ പറയുന്നത്. ഞാൻ എന്തായാലും ഉം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീട്ടിൽ ആലോചിച്ചിട്ട്, എനിക്ക് ഒരു താല്പര്യമുണ്ട് ടി നമുക്ക് എന്തായാലും തുടങ്ങാം. നിന്റെ ഒരു support ഉണ്ടാകുമല്ലോ. ആ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്തത് താരാടി എനിക്ക് ഇപ്പ ഇതൊരു ഒരു

full time involvement വരെയാകും നമ്മൾ ഓരോ കാര്യം ചെയ്തു കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പ അതുകൊണ്ട് മനസ്സിന് ഒരു മാറ്റമായി. പണ്ടത്തെപ്പോലെ അധികം tension നോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇതൊക്കെ കാരണമാണ് നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനം എന്തായാലും ഇത്രയും ആളുകളെ തന്നെ ഭയങ്കര സന്തോഷോയി. എനിക്ക് ആദ്യം പൊട്ടിക്കാൻ വല്യ താല്പര്യം ഉണ്ടായില്ല, പിന്നെ ഞാൻ ചീഞ്ഞ് പോണതിനെക്കാൾ നല്ലത് ആരെങ്കിലും കഴിക്കണത് അല്ലേ അങ്ങനെ ഒന്നിച്ചതവിടെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോ തന്നെ മനസ്സിന് ഒരു സംതൃപ്തി കിട്ടത്തില്ലേ. അതൊക്കെ ആലോചിക്കുമ്പോ ഇതിപ്പ എന്ത് ഇങ്ങനെ തോന്നുവാ. ആദ്യമൊക്കെ മഴയൊക്കെ വരമ്പ ചെറിയൊരു മടി ഒക്കെ വരും. എങ്ങനെ എണീക്കും, എങ്ങനെ പോകും എന്നൊക്കെ ആലോചിച്ചിട്ട് ചെറിയൊരു മടി ഒക്കെ വരും. പക്ഷേ ഇപ്പൊ അതൊന്നുമില്ല ഇപ്പൊക്കെ അതൊക്കെ മാറി

നീയത് ചെയ്യാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി നിന്നിട്ട് വേണമെങ്കിൽ ഒരു unit ആയിട്ട്, ഒരു പച്ചക്കറി കട അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാലോ . ജൈവവളം മാത്രമിട്ട് ചെയ്യണതായിട്ട് ചെയ്യാലോ ആ അതെന്തായാലും ഒരു നല്ല ആശയമാണ് ട്ടോ നീ പറഞ്ഞത്. നമുക്കൊരു unit തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനും എടുക്കും. നമ്മൾക്കിപ്പോ പച്ചക്കറി പച്ചക്കറി വാങ്ങിക്കാൻ, സാധനങ്ങൾ വാങ്ങിക്കാൻ ആണെങ്കിലും വളമൊക്കെ വാങ്ങിക്കാൻ ആണെങ്കിലും

ആ അപ്പൊ, നമുക്ക് നീ ഇപ്പ ഒരു കാര്യം ചെയ്യ് വീട്ടില് വിളിച്ചു ചോദിക്ക് എന്റെ കൂടെ ചോദിക്ക്, എന്നിട്ട് നമുക്ക് അതൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് പയ്യെ പോവാം. വീട്ടിലോട്ട് നടക്കാം

ആ നമുക്ക് പോവാം പോവാം. hello